സി Cലെ സ്ട്രിംഗ്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എന്താണ് സ്ട്രിംഗ്
stringന്റെ ഡിക്ലറെഷൻ
stringന്റെ ഇന്ത്യലൈസേഷൻ
stringന് ചില ഉദാഹരണങ്ങൾ
ചില സ്വാഭാവികമായ തെറ്റുകളും അവ തിരുത്തുന്നതും
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1104 ജിസിസി g കമ്പൈലർ വെർഷൻ 461
stringsന്റെ ആമുഖത്തോടെ തുടങ്ങാം
ഒരൊറ്റ ഡേറ്റ ഐറ്റം ആയ ക്യാരക്റ്റെഴ്സിന്റെ ഒരു നിരയാണ് സ്ട്രിംഗ്
stringന്റെ സൈസ് stringന്റെ നീളം 1
എങ്ങനെ ഒരു സ്ട്രിംഗ് ഡിക്ലയർ ചെയ്യാമെന്ന് നോക്കാം
അതിനുള്ള ഘടന ചാർ സ്ട്രിംഗ് നാമെ സൈസ് ചാർ ഡേറ്റ ടൈപ്പ് ആണ് സ്ട്രിംഗ് നാമെ stringന്റെ പേര് എന്നിട്ട് അതിന്റെ സൈസ് ഇവിടെ കൊടുക്കുക
ഉദാഹരണം ഇവിടെ സൈസ് 10 ആയ ക്യാരക്ടർ സ്ട്രിംഗ് നെയിംസ് ഡിക്ലയർ ചെയ്യുന്നു
ഒരു ഉദാഹരണം നോക്കാം
നേരത്തെ ടൈപ്പ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം തുറക്കാം
നമ്മുടെ ഫയലിന്റെ പേര് stringസി ഈ പ്രോഗ്രാമിൽ യൂസറിൽ നിന്ന് ഒരു സ്ട്രിംഗ് ഇൻപുട്ട് ആയി സ്വീകരിച്ച് പ്രിന്റ് ചെയ്യുന്നു
ഇപ്പോൾ കോഡ് വിശദമാക്കാം
ഇവ ഹെഡർ ഫയലുകളാണ്
stringhൽ സ്ട്രിംഗ് കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിക്ലറേഷൻസ് ഫങ്ഷൻസ് കോൺസ്റ്റന്റ്സ് എന്നിവ ഉൾകൊള്ളുന്നു
നമ്മൾ സ്ട്രിംഗ് ഫങ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ ഈ ഹെഡർ ഫയൽ ഉൾപ്പെടുത്തണം
ഇത് മെയിൻ ഫങ്ഷൻ
ഇവിടെ സൈസ് 30 ആയ ഒരു സ്ട്രിംഗ് സ്ട്ര്നേം ഡിക്ലയർ ചെയ്യുന്നു
ഇവിടെ നമ്മൾ യൂസറിൽ നിന്ന് ഒരു സ്ട്രിംഗ് സ്വീകരിക്കുന്നു
ഒരു സ്ട്രിംഗ് റീഡ് ചെയ്യാനായി ഫോർമാറ്റ് സ്പെസിഫയർ sഓട് കൂടിയ scanf ഫങ്ഷൻ ഉപയോഗിക്കാം
stringന്റെ കൂടെ സ്പേസസ് ഉൾപ്പെടുത്താൻ കാരറ്റ് ചിഹ്നവും nഉം ഉപയോഗിക്കുന്നു
എന്നിട്ട് സ്ട്രിംഗ് പ്രിന്റ് ചെയ്യുന്നു
ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ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
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് stringസി സ്പേസ് o സ്പേസ് എസ്ടിആർ ടൈപ്പ് ചെയ്യുക
എന്റർ പ്രസ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാൻ str ടൈപ്പ് ചെയ്യുക
എന്റർ കൊടുക്കുക ഇവിടെ Enter തെ സ്ട്രിംഗ് എന്ന് കാണുന്നു
തൽക്ക് ടോ A ടീച്ചർ ടൈപ്പ് ചെയ്തിട്ട് എന്റർ കൊടുക്കുക
ഔട്ട്പുട്ട് തെ സ്ട്രിംഗ് ഐഎസ് തൽക്ക് ടോ A ടീച്ചർ കാണുന്നു
സ്ലൈഡിലേക്ക് തിരിച്ചു വരുന്നു
ഇതുവരെ stringന്റെ ഡിക്ലറേഷനെ കുറിച്ചാണ് പഠിച്ചത്
ഇപ്പോൾ ഒരു സ്ട്രിംഗ് എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാമെന്ന് നോക്കാം
ഇതിന്റെ ഘടന ചാർ var namesize സ്ട്രിംഗ് ഉദാഹരണം സൈസ് 10 ഉള്ള ക്യാരക്ടർ സ്ട്രിംഗ് നെയിംസ് ഡിക്ലയർ ചെയ്ത് പ്രിയ എന്ന സ്ട്രിംഗ് നല്കുന്നു
മറ്റൊരു ഘടന ചാർ var name സിംഗിൾ quotesനുള്ളിൽ S ട് ർ ഇ ന് g ഉദാഹരണം160 ചാർ names10 സിംഗിൾ quotesനുള്ളിൽ P ർ ഇ യ് a ആദ്യത്തെ ഘടന എങ്ങനെ ഉപയോഗിക്കുമെന്ന് ഒരു ഉദാഹരണത്തിലൂടെ കാണാം
എഡിറ്ററിലേക്ക് തിരികെ വരിക അതേ ഉദാഹരണം ഉപയോഗിക്കാം
ആദ്യമായി shift ctrl s ഒരുമിച്ച് പ്രസ് ചെയ്യുക
സ്ട്രിങ്ങിനിഷ്യലൈസ് എന്ന പേരോടെ ഫയൽ സേവ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
സ്ട്രിംഗ് ഇനിഷ്യലൈസ് ചെയ്യാം
അഞ്ചാമത്തെ വരിയിൽ ഡബിൾ quottesന് ഉള്ളിൽ സ്പോക്കൻ ട്യൂട്ടോറിയൽ ടൈപ്പ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
നമ്മൾ ഈ സ്ട്രിംഗ് പ്രിന്റ് മാത്രം ചെയ്യുന്നതിനാൽ ഈ രണ്ട് വരികൾ നീക്കം ചെയ്യുന്നു
സേവ് ക്ലിക്ക് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
കംപൈൽ ചെയ്യാനായി ജിസിസി സ്പേസ് stringinitializeസി സ്പേസ് o സ്പേസ് എസ്ടിആർ2 ടൈപ്പ് ചെയ്യുക
stringcയുടെ ഔട്ട്പുട്ട് ഫയൽ എസ്ടിആർ നീക്കം ചെയ്യപ്പെടാതെയിരിക്കാൻ ഇവിടെ എസ്ടിആർ2 ഉപയോഗിക്കുന്നു
എന്റർ പ്രസ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാനായി str2 ടൈപ്പ് ചെയ്യുക
ഔട്ട്പുട്ട് തെ സ്ട്രിംഗ് ഐഎസ് spoken ട്യൂട്ടോറിയൽ എന്ന് കാണുന്നു
നമുക്ക് സംഭവിക്കാനിടയുള്ള ചില സ്വാഭാവികമായ തെറ്റുകൾ നോക്കാം
പ്രോഗ്രാമിലേക്ക് തിരിച്ച് വരിക
ഇവിടെ stringന്റെ സ്പെല്ലിങ് സ്റ്റിംഗ് എന്ന് നല്കുന്നു
സേവ് ക്ലിക്ക് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യട്ടെ
ടെർമിനലിലേക്ക് തിരികെ വരിക
നേരത്തേതു പോലെ കംപൈൽ ചെയ്യുക
ഒരു ഫത്തൽ എറർ കാണുന്നു
stingh നോ സുച്ച് ഫൈൽ ഓർ ഡയറക്ടറി കമ്പൈലേഷൻ ടെർമിനേറ്റഡ് പ്രോഗ്രാമിലേക്ക് തിരികെ വരാം
ഇതെന്തന്നാൽ stingഹ് എന്ന ഹെഡർ ഫയൽ കണ്ടെത്താൻ കംപൈലറിന് കഴിയുന്നില്ല
അതിനാൽ എറർ തരുന്നു
എറർ കണ്ടുപിടിക്കാം
ഇവിടെ r ടൈപ്പ് ചെയ്യുക
സേവ് കൊടുക്കുക
വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
നേരത്തേതു പോലെ കംപൈലും എക്സിക്യൂട്ടും ചെയ്യുക
ഇത് പ്രവർത്തിക്കുന്നു
മറ്റൊരു സ്വാഭാവികമായ തെറ്റ് നോക്കാം
പ്രോഗ്രാമിലേക്ക് തിരികെ വരിക
ഇവിടെ charന് പകരം ഇന്റ് കൊടുക്കുന്നു
സേവ് ക്ലിക്ക് ചെയ്യുക
എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം
ടെർമിനലിലേക്ക് പോകാം
പ്രോംപ്റ്റ് വൃത്തിയാക്കാം
നേരത്തേത് പോലെ കംപൈൽ ചെയ്യുക
ഈ എറർ കാണുന്നു
വൈഡ് ക്യാരക്ടർ അറേ ഇനീഷ്യലൈസ്ഡ് ഫ്രോം non വൈഡ് സ്ട്രിംഗ് format160s എക്സ്പെക്ട്സ് ആർഗുമെന്റ് ഓഫ് ടൈപ്പ് ചാർ ബട്ട് ആർഗുമെന്റ് 2 ഹാസ് ടൈപ്പ് ഇന്റ് പ്രോഗ്രാമിലേക്ക് തിരികെ വരാം
ഇതെന്തന്നാൽ നമ്മൾ stringന്റെ ഫോർമാറ്റ് സ്പെസിഫയർ ആയ s ഉപയോഗിച്ചു
എന്നിട്ട് ഇന്റഗർ ഡേറ്റ ടൈപ്പിലൂടെ ഇത് ഇനിഷ്യലൈസ് ചെയ്യുന്നു
എറർ തിരുത്താം
ഇവിടെ ചാർ ടൈപ്പ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുന്നു
എക്സിക്യൂട്ട് ചെയ്യട്ടെ
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
നേരത്തേത് പോലെ കംപൈലും എക്സിക്യൂട്ടും ചെയ്യുക
ഇത് പ്രവർത്തിക്കുന്നു
ഇതേ പ്രോഗ്രാം Cൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക
stringസി ഫയൽ തുറക്കട്ടെ
ഇവിടെ കോഡ് എഡിറ്റ് ചെയ്യാം
ആദ്യം shift ctrl S ഒരുമിച്ച് പ്രസ് ചെയ്യുക
ഇപ്പോൾ cpp എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യാം
സേവ് ക്ലിക്ക് ചെയ്യുക
ഹെഡർ ഫയൽ അയോസ്ട്രീം ആയി മാറുന്നു
യൂസിംഗ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തുക
സേവ് ക്ലിക്ക് ചെയ്യുന്നു
ഈ ഡിക്ലറേഷൻ നീക്കം ചെയ്യാം
എന്നിട്ട് ഒരു സ്ട്രിംഗ് വേരിയബിൾ ഡിക്ലയർ ചെയ്യുന്നു
സ്ട്രിംഗ് സ്പേസ് സ്ട്ര്നേം സെമിക്കോളൻ ടൈപ്പ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് മാറ്റി കൌട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക
അടയ്ക്കുന്ന ബ്രാക്കറ്റ് നീക്കം ചെയ്യുക
സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ് നീക്കം ചെയ്തിട്ട് ഗെറ്റ്ലൈൻ തുറക്കുന്ന ബ്രാക്കറ്റ് അടയ്ക്കുന്ന ബ്രാക്കറ്റ് ബ്രാക്കറ്റിനുള്ളിൽ സിൻ സ്ട്ര്നേം ടൈപ്പ് ചെയ്യുക
അവസാനം ഒരു സെമിക്കോളൻ കൊടുക്കുക
വീണ്ടും പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിന് പകരം കൌട്ട് സ്റ്റേറ്റ്മെന്റ്
ഫോർമാറ്റ് സ്പെസിഫയർ n എന്നിവ നീക്കം ചെയ്യുക
കോമ്മ നീക്കം ചെയ്യുന്നു
രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക ഇവിടെ ബ്രാക്കറ്റ് നീക്കം ചെയ്യുന്നു
രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്ത് ഡബിൾ quotesനുള്ളിൽ n കൊടുക്കുക
എന്നിട്ട് സേവ് ചെയ്യുക
ഇവിടെ സ്ട്രിംഗ് വേരിയബിൾ സ്ട്ര്നേം ഡിക്ലയർ ചെയ്യുന്നു
Cൽ ഫോർമാറ്റ് സ്പെസിഫയർ ഉപയോഗിക്കാത്തതിനാൽ സ്ട്ര്നേം സ്ട്രിംഗ് വേരിയബിൾ ആണെന്ന് കംപൈലറിന് മനസിലാകണം
ഇൻപുട്ടിൽ നിന്നും ക്യാരക്ടർസ് എക്സ്ട്രാക്റ്റ് ചെയ്യാനായി ഗെറ്റ്ലൈൻ ഉപയോഗിക്കുന്നു
എന്നിട്ട് അവയെ സ്ട്രിംഗ് ആയി സ്റ്റോർ ചെയ്യുന്നു
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായി ടെർമിനലിലേക്ക് തിരിച്ചു വരിക
പ്രോംപ്റ്റ് വൃത്തിയാക്കട്ടെ
കംപൈൽ ചെയ്യാൻ g സ്പേസ് stringസിപിപി സ്പേസ് o സ്പേസ് എസ്ടിആർ3 ടൈപ്പ് ചെയ്യുക
എന്റർ പ്രസ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാൻ str3 ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
Enter തെ സ്ട്രിംഗ് എന്ന് കാണുന്നു
ഞാൻ തൽക്ക് ടോ A ടീച്ചർ എന്ന് കൊടുക്കുന്നു
എന്റർ പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് തെ സ്ട്രിംഗ് ഐഎസ് തൽക്ക് ടോ A ടീച്ചർ എന്ന് കാണുന്നു
ഔട്ട്പുട്ട് C കോഡിന് സമാനമാണെന്ന് കാണാം
ഇപ്പോൾ നമുക്ക് സ്ലൈഡിലേക്ക് തിരിച്ചു വരാം
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് സ്ട്രിംഗ്സ് stringന്റെ ഡിക്ലറേഷൻ
ഉദാഹരണം ചാർ strname30 stringന്റെ ഇനിഷ്യലൈസേഷൻ
ഉദാഹരണം ചാർ strname30 തൽക്ക് ടോ A ടീച്ചർ ഒരു അസ്സൈൻമെന്റ് രണ്ടാമത്തെ ഘടന ഉപയോഗിച്ച് ഒരു സ്ട്രിംഗ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി